ഈ ചിത്രത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നത് എച്ച്_ഡി_എഫ്_സി ബാങ്ക് ഇൻ്റെ എ_ടി_എം ആണെന്ന് തോന്നുന്നു എ_ടി_എം മോ ബാങ്കോ എന്തോ ആണ്.

അതിൻ്റെ തൊട്ടപ്പുറത്തായി ബസ് സ്റ്റോപ്പോ കടയോ എന്തോ കാണുന്നുണ്ട് മണ്ടയ്ക്ക് സെവൻ അപ്പെന്നെഴുതിയിരിക്കുന്നു .

ഷോപ്പ് ഇന്റെ ഫ്രണ്ട്‌ ഇലായൊരു വാതില് കാണാം അതിന്റെ അപ്പുറത്തായി മണ്ടയ്ക്ക് ഒരു ഫാൻ ഇരിക്കുന്നത് കാണാം.

മണ്ടക്കൊക്കെ കുറെ ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് റൈറ്റിലായിട്ട് കുറെ പാറ്റേൺ ആയിട്ടുള്ള സ്റ്റിക്കർ വാൾ പേപ്പറും ഉണ്ട്.

ഈ പിക്ചർ ഇൽ ഞാൻ കാണുന്നത് എന്തോ ഫെസ്റ്റിവലോ ബർത്ത്ഡേയോ എന്തോ ആണെന്നു തോന്നുന്നു എനിക്കറിയില്ല.

ഒരു ഏണി ബസ് ഇലേക്ക് ചാരി വെച്ചേക്കുന്നു രണ്ട് ബസ് കളുണ്ട്.

ഒരാൾ ദൂരത്തെക്ക് നോക്കുകയാണ് ഒര് പഴെയ ബിൽഡിങ്ങ് ആണെന്ന് തോന്നുന്നു.

തിന്നാനുള്ള സാധനമൊക്കെ മണ്ടയ്ക്ക് ഇരിക്കുന്നു പെട്ടിയിലിരിക്കുന്നു ചൊമന്ന അടപ്പുള്ള പെട്ടി തൊട്ടപ്പുറത്തായി ഒരു കുട്ടി പെട്ടിക്കകത്ത് എന്താണെന്ന് നോക്കുന്നുണ്ട്.

കായലോ കടലോ ആണ് പക്ഷേ വല്ല്യോരു പാലം കാണാം.

ഈ ചിത്രത്തിൽ എനിക്ക് കാണാൻ പറ്റുന്നത് കുറേ മീനുകളെയാണ്.

കുറെ ആൻ്റിമാരെയും കുറെ കുട്ടികളെയും ആണ് എനിക്കീ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്.

നിക്കറാണ് ഇട്ടിരിക്കുന്നത് ഒരു പച്ച ബനിയനും ഇട്ടിട്ടുണ്ട് പാറകളുടെ പുറകിൽ നിന്നായി വെള്ളം മണ്ടയ്ക്ക് നിന്ന് ഒലിച്ചു വരുന്നത് കാണാം.

രണ്ടു ചെറുപ്പക്കാർ അവിടെ ഫോൺ ശരിയാക്കാനോ എന്തിനോ വേണ്ടി നിൽക്കുന്നുണ്ട്.

ഈ ചിത്രത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നത് ഒരു ചന്തയാണ് ചന്തയിൽ കൊറെ ആളുകാർ ഇരുന്ന് മീൻ വിക്കുന്നു.

അതിന്റെ അപ്പർതായി ഒരു കല്ല് കിടക്കുന്നത് കാണാം കൊറേ ആൾക്കാർ നിന്ന് മീൻ വാങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട്.

അതിനു തൊട്ടപ്പുറത്തായി മണ്ടക്കോട്ട് പോകാൻ വേണ്ടിയുള്ള സ്റ്റെപ്പുകളും ഉണ്ട്.

അതിൻ്റെ ബിൽഡിംഗ് ഇൻ്റെ ഫ്രണ്ടിലായി ഒര് കുഞ്ഞ് ചെടിയും നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്.

ഈ ചിത്രത്തിൽ ഞാൻ കാണുന്നത് ഒരു ബൈക്ക് ഇരിക്കുന്നു അതിൻ്റെ അപ്പുറത്തായി വേറെ ഒരു ബൈക്ക് ഇരിക്കുന്നു.

അതിൻ്റെ പുറകിലായി വെള്ള ഉടുപ്പിട്ട പുരുഷന്മാരെയും കാണാം.

ഒരു കല്യാണം ആണെന്ന് തോന്നുന്നു ചർച്ചിൽ വെച്ച് നടക്കുന്ന.

ഫാൻ ഉണ്ട് ചുവന്ന ബാക്ക്ഗ്രൗണ്ട് ആണ് കണ്ണാടിയുടെ ചുറ്റിനും വെള്ള കളർ ആണ് അതിനപ്പുറത്തായി ഫിത്തിയിൽ.

കുളത്തിന് ചുറ്റുമായി കാടുകളും കുറ്റിച്ചെടികളും മരങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്.

ആ നിൽക്കുന്ന മൂന്നുപേര് രണ്ടുപേര് മൂന്നുപേരും ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് ഒരു മഞ്ഞ ജാക്കറ്റ് ഒരു ഗ്രേ ജാക്കറ്റ് ഒരു ബ്ലാക്ക് ജാക്കറ്റും ആണ് ഇട്ടിരിക്കുന്നത്.

ഒരു ചന്ത ആണെന്ന് തോന്നുന്നു കുറെ പേർ സൈക്കിളുകൾ ചവിട്ടുന്നുണ്ട് ഒരു റോസ് ഉടുപ്പിട്ട ആൾ സൈക്കിൾ ചവിട്ടി പോകുന്നുണ്ട്.

നീല ഉടുപ്പിട്ട ആൾ സൈക്കിൾ ചവിട്ട് പോകുന്നുണ്ട് അപ്പുറത്തായി ഒരാൾ പച്ചക്കറിയോ സാധനമോ എന്തോ വിക്കുണുണ്ട്.

ഒരാൾ ഫോൺ പിടിച്ചിട്ടൊണ്ട് ഒരാൾ പോസ് ചെയ്യുന്നൊണ്ട് ഒരാൾ ഹുഡ്ഡി ഇട്ടോണ്ട് നിക്കുന്നൊണ്ട്.

ഈ പിക്ചർ ഇൽ ഞാൻ കാണുന്നത് ഒരു സ്റ്റേജ് ഷോ ആണെന്ന് തോന്നുന്നു.

ഒരു പെൺകുട്ടിയെയും പൊക്കി നിർത്തിയിരിക്കുന്നു പെൺകുട്ടിയാണ് ഫ്ലാഗ് പിടിച്ചിരിക്കുന്നെ നടുക്ക് നിന്നും.

ഈ ചിത്രത്തിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് പ്രഭാതത്തിലെ സൂര്യനെയോ അസ്തമയ സൂര്യനെയോ ആണെന്ന് തോന്നുന്നു.

ആയേ പാന്റാണ് ഇട്ടിരിക്കുന്നത് കറുത്തത് പുറകിലായി കുറേ ചെയറുകൾ ഇട്ടേപ്പുമുണ്ട്.

ഈ പിക്ചർ ഇൽ ഞാൻ കാണുന്നത് കരാട്ട ഡോഡ് ഷോ എന്തോ ആണെന്ന് തോന്നുന്നു.

ഫ്രണ്ടിലെ എ_ടി_എമ്മിന്റെ ഡോർ തുറന്നിട്ടിരിക്കുന്നു ഒരാൾ ഇറങ്ങിപ്പോകുന്നു ഒരാൾ അവിടെ നിന്ന് പൈസ എടുക്കുകയായിരിക്കും.